ചുറ്റും വർണ്ണാഭമായ അലങ്കാര പായയും പിന്നിൽ മങ്ങിയ പ്രകാശങ്ങളോടുകൂടിയ വേദിയും കാണാം.

നീല മഞ്ഞളിച്ചമേശയ്ക്ക് മുന്നിൽ കോട്ടിട്ട ധരിച്ച അഞ്ച് പേർ ഇരുന്ന് രേഖകൾ പരിശോധിക്കുന്നതും കുറിപ്പുകൾ എഴുതുന്നതായി കാണപ്പെടുന്നു.

മേശപ്പുറത്ത് വർണ്ണാഭമായ പേപ്പറുകൾ കത്തി ഗം എന്നിവ കാണാം.

ഈ ചിത്രത്തിൽ രാത്രി സമയത്ത് വിളക്കുകൾ അലങ്കരിച്ച ഒരു മനോഹരമായ കെട്ടിടവും അതിനു മുമ്പിൽ കുറെ ആളുകൾ കൂടി ചേർന്നിരിക്കുന്നതും കാണാം.

ഈ ചിത്രത്തിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഒരു സംഘം ആളുകൾ നിലത്ത് കൊളുത്തുകൾ തെളിച്ച് ഒരു രംഗോലി ചുറ്റി നിൽക്കുന്ന ദൃശ്യമാണിത്.

ഈ ചിത്രത്തിൽ ഒരു വലിയ മൂന്ന് നില കെട്ടിടം കാണാം.

ആ കടലിന്റെ നടുവിൽ കുറെ പാറക്കഷണങ്ങൾ ഏഹ് കൂട്ടി ഏഹ് വെച്ചിട്ടുണ്ട്.

ഈ ചിത്രത്തിലൊരു വേദിയിൽ നടക്കുന്ന ചടങ്ങ് കാണാം.

ഒരു കാർ ലിഫ്റ്റ് ഉപയോഗിച്ച് ഉയർത്തി വെച്ചിരിക്കുന്നു.

ഈ ചിത്രം ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തെ സൂചിപ്പിക്കുന്നു.

അവർ വെള്ളത്തിൽ നിൽക്കുമ്പോൾ പരസ്പരം സംസാരിക്കുന്നതു പോലെ തോന്നുന്നു.

ഈ ചിത്രത്തിൽ ഒരു പൂക്കടയിലെ ദൃശ്യമാണ്.

ഇത് വിവാഹം പോലുള്ള ഒരു ആഘോഷ വേളയിൽ എടുത്ത ചിത്രം പോലെ തോന്നുന്നു.

ഒരു ഡോക്ടർ മേശക്കരികിലിരുന്നു രോഗിക്ക് വേണ്ടി കുറിപ്പുകൾ എഴുതുകയാണ്.

മേശപ്പൊറത്തു മരുന്ന് കുപ്പികൾ രേഖാപ്പത്രങ്ങൾ തുടങ്ങിയ നിരത്തി വച്ചിട്ടുണ്ട്.

ഈ ഒരു ചിത്രത്തിൽ ഒരു കെട്ടിടത്തിന് മുന്നിൽ ചിലർ അടങ്ങുന്ന ഒരു സംഘം നിൽക്കുന്ന ദൃശ്യമാണ്.

നീളമുള്ള മേശകളിൽ ഇരുന്ന് അവർ പേപ്പർ കത്രിക ഗ്ലൂ എന്നിവ ഉപയോഗിച്ച് ആർട്ടും ക്രാഫ്റ്റും പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയുന്നുണ്ട്.

പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ മധ്യത്തിൽ പച്ച നിറത്തിലുള്ള സ്ക്രാഫ് ധരിച്ചു വഹിക്കുന്ന ഒരു പുരോഹിതനുണ്ട്.

ഈ ചിത്രത്തിൽ തിരക്കേറിയ ഒരു നഗരവീതിയുടെ ദൃശ്യമാണ്.

പച്ച ഇലകളുടെ ആകൃതിയിലുള്ള പോപ്പുകൾ നിറമുള്ള തുണിത്തരങ്ങളിൽ മൂടിയ ഷെഡും കാണാം.

ഇതിൻ്റെ ഭിത്തിടെ മേളിൽ മൂന്ന് ഫ്രെയിമുകൾ എഹ് ചിത്രങ്ങളോടുകൂടി വെച്ചേക്കുന്നത് കാണാം.

ഒരു പ്രോജക്റ്റർ സ്ക്രീൻ ഇനു മുന്നിൽ ഒരാൾ നിൽക്കുന്നു.